ആഹ് ആഹ് അഹ് free ആന്നോ free ആന്നോ ആ ഇപ്പെന്താ election ഓ അപ്പോ re election ആ അല്ലേ ഓ എങ്ങനാ ഭയങ്കര ഇതാന്നോ പരിപാടി ഏർ നിങ്ങള്ടെ ward ആന്നോ

ആ ആഹ് അതാണാ മഴയും കാര്യങ്ങളൊക്കെ ഒണ്ടോ

ആഹ്

റെഡ്‌മി നോട്ട് ടെൻ പ്രോ മാക്സ് എന്തുവാടെ മറ്റേ phone പോയണ്ണാ rich ന്റെയൊന്നല്ല എടുക്കുമ്പോ നല്ലൊരു set എടുക്കണ്ടേ ആഹ് റെഡ്‌മി റെഡ്‌മി റെഡ്‌മി ആൾകാരാ അല്ല അവൻ ഏർ അവൻ ഏർ റീയൽമിആ എടുത്തേ നാർസോ ഉം നാർസോ അല്ല അച്ഛന്റെ ഓപ്പോ അമ്മേടെയാ റെഡ്‌മി

ഇപ്പൊ ഞാനേ sim ഏർ sim ഇവ്ടെ ന്തുആ വി ഐ ക്ക് ചെറിയൊ ഏർ range ഏർ range issue ആ range വലുതായിട്ടില്ല ആഹ് ആഹ് വീട്ടിലും വീ ഏർ വീട്ടി കൊറവാ work നു പൊന്നാട്ത്ത് പിന്നാ അത്യാവശ്യം city ക്കെ ആയോണ്ട് പിന്നെ വല്യ കൊഴപ്പുല്ല ആ ആഹ് ആഹ് അല്ല നമ്മ നമ്മള് ഈ ward base ലാണ് work ward base ഇൽ ആകുമ്പോ ഏർ modem ചെലപ്പം വേറെ ആൾക്കാറായിരിക്കും കൊണ്ടോന്നത് നമ്മള് ഇപ്പം എന്തു ഏർ മൂന്ന് പേരോ അല്ലെ നാല് പേരോ ആയിരിക്കും പോന്നത് അപ്പോ ഒരു modem എ ഉള്ള് അപ്പം മറ്റവര് പൊന്നടത് ഒട്ടും range കാണത്തില്ല phone നൊന്നും അപ്പൊ പിന്നെ ഏർ അത് ഏർ അതങ്പിന്നെ അവർക്ക്കൊടുത്തു. പിന്നെ phone ക്കെ മറ്റേ hotspot വഴി connect ചെയ്‌താണ്‌ work ചെയ്യിന്നത് അത് ആൾക്കാര് ആൾക്കാറുള്ള സമയത്തായിരിക്കും ഈ net കിട്ടതൊക്കെ വരുന്നത് ഇല്ല ആദ്യം phone എടുത്തപ്പോ ഞാൻ പിന്ന ഏർ അന്ന് പിന്നെ വോഡാഫോൺ അല്ലെ. അന്ന് പിന്നേം range ഉണ്ടാർന്നു പിന്നെ വി ഐ കൂടെ ആഹ് വി ഐ കൂടെ ചേർന്ന് ഉണ്ട ഐഡിയ കൂടെ ആയോണ്ട് range ന്ന് പറഞ്ഞ സാനുല്ല പിന്നെ call ക്കെ വിളിക്കുമ്പോ ഏർ ആഹ് range ക്കെ പോയി ഉം ഇല്ലല്ലാ call ക്കെ ചെയ്യുമ്പോ വിട്ട് വിട്ടാ കേക്കുന്നത്

പിന്നെ നോക്ക്യേടെ work ന് work തൊടങ്ങിയപ്പോല്ലേ ഒരു phone എടുത്തേ plus two കഴിഞ്ഞപ്പോ അല്ലെ phone എടുത്തേ അഹ് അന്ന് പിന്ന അഹ് ഉം അമ്മേടെ അടുത്തൊക്കെ പിന്നേം വൊഡാഫോണ് നല്ല range ആർന്ന് പിന്നെ ന്റെ മറ്റേ വി ഐ യും കൂടെ ആയപ്പൊത്തേക്കും അതും പോയി കിട്ടി

പഴയ phone ഉണ്ടാർന്നു battery മൊത്തം ആയി battery മാറി പിന്നെ hang ഉം ഉണ്ടാർന്നു ഉം പിന്നെയത് ഒന്നും ചെയ്യാ ഉം അഹ് പിന്നെ ഒരുവട്ടം display മാറിയതൊക്കെ ഉണ്ട് . എന്റയിന്ന് താഴെ വീണ് display പോയി, പിന്നെ അത് ആഹ് പിന്നെമാറി പിന്നതോണ്ട് പിന്ന പുതിയ phone അങ്ങ് എടുത്തയാ ആഹ്

അങ്ങനൊക്കെയാ storage full അല്ല പിന്നേം ന്തുവാ പത്ത് gb കൂടാ കിടപ്പുണ്ട്

ദിവസോം update വരുന്നുണ്ട് എല്ലാ application ഉ ഉം പിന്ന system update നമ്മളാ അപ്പൊ തന്നെ ചെയ്യും ഉം അത് പിന്നെ നമ്മളെ കൂട്ടുകാരന്റെ വീട്ടി ഇത് ഉണ്ട് എന്തുവാ എന്തായാലും password ആയിട്ട് connect ആ password ഒക്കെ അറിയാൻപറ്റും mobile വെച് നമ്മ്ൾ ഒന്ന് ഒരിപ്പ ഏർ എന്തോ password ഒക്കെ അവൻ പറഞ്ഞ് കാണും പിന്ന അതു വെച്ചാ നമ്മള് ഈ system update ഉം പിന്നാ എടക് ഈ application ഒക്കെ update ചെയ്യു എല്ലാം കൂടെ അങ്ങന ഏർ ഉം net ഇന്റകത് കാണതില്ലലോ. ഉപയോഗം ഒന്നര gb. ഓ എങ്ങാണ്ടെ ഉള്ളു ഏർ ആ ന്നല്ലേ ര രണ്ട് gb ടെ എത്ര ആഹ് അത്പോലത്തെ last വർഷം recharge ചെയ്‌താപോരെ വർഷം തീരുന്നതിന് ഹും ആഹ്

ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതൊന്നു ഇപ്പൊ ഇല്ലാലോ

ആഹ് ആഹ്

ആഹ് ഹും offer ഉം കാര്യങ്ങളൊക്ക ഉം competition ആയിരുന്നൊ

ആഹ് അഹ് ആഹ്

ആഹ് മറ്റേ port ചെയ്തത് അത് ശരിയാ ആഹ് ആഹ് അഞ്ഞൂറ് mb ആ ഇപ്പം പിന്ന ഇപ്പം എത്ര ആഹ് ഇപ്പൊല്ല onegb ആയ് കിട്ടുഅല്ലോ add on ഉം അത് ഞാന്ൻ്റെ പോലെ എന്താ sim എടുക്കാനാ പുതിയതല്ല ഇത് port ചെയ്യാനാ ആ number അഞ്ഞേ വെച്ചേ ആയിന്റാത് ആ മറ്റേ bank ലും അതു ഇതിലും എല്ലാ കെടക്കുന്ന ആധാറുഒക്കെ update ചെയ്തേക്കുന്ന എല്ലാ

അങ്ങനന്നെയാ ഈ sim ഏർ കൂട്ടുകാരൻ പറഞ്ഞ് ഏയർടെൽ അല്ലെങ്കിൽ ജിയോ എടുക്കാനാ അണ്ണാന്റെ ഏതാ ജിയോ എങ്ങാണ്ട്ല്ല്യോ ആഹ് അല്ല്യോ ആഹ് അപ്പം എനിക്കില്ലേ ഈ വി ഐ ആയോണ്ട് അയിൻറ്റ offer ഉം കാര്യങ്ങളൊന്നും അറീത്തില്ല എങ്ങനാ അത് offer ഉം range ഉണ്ടോ അല്ലാ നമ്മുടെ ജിയോക്ക്

ആഹ് ആഹ്

ആഹ് നമ്മുടെ കേരളത്തിലൊക്കെ ഇണ്ടോ കേരളത്തിലൊക്കെ ഇണ്ടോ സാധനം? ആഹ് അഹ് ആഹ് tank ന് വരെ tower ആ ഭയങ്കരമാന ആള് എന്തൊക്കെ ബുദ്ധിയാല്ലേ

അപ്പൊ range ഇന് ഒരു ക്ഷാമോം കാണാത്തിലല്ലേ നമ്മളാടത്തൊക്കെ

ആഹ് ആഹ് ആഹ്

ആഹ് ഒരു ഉം set ചെയ്ത് വച്ചേക്കുവാ

ഹും ഉം ഉം

ആ ആട കൊണ്ടോയി കൂട്ടുകാരനൊക്കെ അതിന്റെ work നായിട് മറ്റേ post കാര്യങ്ങളൊക്കെ

ആ അതെന്നെ അതൊരി lockdown സമയത്ത്

ഒക്കെയെന്ന് ഇത് ഇട്ട് വലിച്ചു road ഇൽ കൂടെ ഹും net വലിക്കാ ഉം അവര് പറഞ്ഞേകാട്ടിലും speed ഭയങ്കരാരിക്കും

ഓഹ പിന്നെ full satellite ഹും അത് ഭയങ്കര slow യിൽ

ഹും അങ്ങനാങ്കിൽ twogb യൊന്നും ഒന്നു ആകത്തില്ലല്ലോ അതാ ഫൈവ് ജി കൂടാ ആവുമ്പോൾ fourgb ഉം ഇപ്പൊ ഇറങ്ങണ് phone എല്ലാം എഎന്താ ഫൈവ് ജി അല്ലയോ അവർ launch ചെയ്യുന്നേ

യ്യോ എടുത്തു പൊട്ടിക്കും ഐഫോൺ on ആക്കി off ആക്കി ഐഫോണിന്റെ പതയെളകും net കിട്ടുന്നില്ല guys അത് ഓർക്കുള്ള അവസ്ഥയാ ഹും ആഹ് offer ഉം ഹും

ഹും ഭയങ്കര porting ആയിരുന്നു പിന്നെ ഒരുഎല്ലാരും ഒരു തൊണ്ണൂറു ശതമാനം ആൾക്കാരും ആയെന്ന് ഒറപ്പ് വന്നപ്പോ offer ഇട്ടു പൈസ ഇട്ടു ഹും എത്രരൂപയാ ഹും ഇട്ടത് മറ്റെനോക്കെ എത്ര ഇടിന്നെ

ആഹ് മറ്റേ എയർടെൽ, വൊഡാഫോൺ ഒക്കെ

ഹും limit ആഹ് ആഹ് മറ്റേ കടന്ന് അല്ലല്ലാ ഏർ കോപ്പാ അമേരിക്ക കടന്നു വന്നേ ആ സമയത്തു ഒക്കെ പന്ത്രണ്ട് മണി തൊട്ട് വെളുപ്പിന് ആറു മണി വരെ ഉം

ആഹ് ആഹ് ആഹ് ആഹ്

ആഹ് ഇപ്പൊ use ചെയ്യുന്നത്' ഏർ എനിക്ക് ഏർ port ചെയ്യാനാ ഹും ഈ number എന്നെ വേണം ഇല്ലെങ്ങി പിന്നെ ഒന്നേ ന്ന് പറഞ് എല്ലാം മാറ്റണം ഹും ഇതുതന്നെ ആധാറും bank ഉം എല്ലാം ഇതാ google pay യും ആമസോൺ പേയും എല്ലാ ഉപയോഗിക്കുന്ന ഇവിടെ ഇപ്പൊ പറയുവാ ണെങ്കി ജിയോയ്ക്ക് range ഉണ്ടെന്നു പറഞ്ഞു പിന്നെ എയർടെൽ പിന്നെ ജിയോക്ക് range ഉണ്ട് പക്ഷെ net ൻ്റെ speed കൊറവാ

ആഹ് ന്ത് call cut ആവുന്നതല്ല ഇടയ്ക്ക് എന്തോ പോലെ കേക്കാൻ പറ്റത്തില്ല ചെലതൊന്നും വിട്ട് വിട്ട് ആയിരിക്കും കേക്കുന്നെ ഹും ആഹ് ആഹ് ആഹ്

അവരിപ്പോലും നിക്കന്നുണ്ട് അവര് ഭയങ്കര offer ഒക്കെയാ കാര്യങ്ങൾ offer ഉം കാര്യങ്ങളും ഒക്കെ

എയർടെലും ഫൈവ് ജി ജിയോകാർ എല്ലു ഇറക്കുവരായിരിക്കു അല്ലോ ഫൈവ് ജി

ഉം അങ്ങനാമ്പോ offer ന്റെ ഇതും കൂട്ടും പൈസേം കൂടും ഉം അങ്ങനെയാവുമ്പ ഫൗർ ജി ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ തന്നെ പൈസ കൂട്ടിയില്ല്യോ വൊഡാഫോൺനോക്കെ ഉം ഇപ്പോഴും ഏർ എന്നിട്ടും ജിയോ അമ്പത് രൂപ കൊറച്ചാ കൊടുക്കുന്നെ ഉം മറ്റവര് ഏർ ഇത് നമ് നമ്മള് ഒരുമാസം ചെയ് unlimited call ഉം ഒന്നര gb ഉം ഒന്നര gb ആ അവര് പറയിന്നെ ഒന്നര gb കൂടിയ ഒരോ offer ഇല്ല അവർക്ക് വി ഐ ക്ക് ഉം

ഉം twogb ഉള്ള ജിയോയ്ക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപയായി daily ഉം

നമ്മടെ ഏർ ഉം പിന്നെ ഞാൻ ഏർ ഏർ ന്ത് ന്ത് port ചെയ്യാൻ താമസിക്കാ പറയുമ്പോഴേ നമ്മടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എടാ എപ്പോഴാ free porting വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയാങ്കി ഏഴ് മാസത്തേക്ക് unlimited data യും call ഉം message ക്കെ ഉണ്ട്

ജിയോ ഏർ എന്തുവ അങ്ങനെ പറഞ് ഏറ്റോം കൂടുതല് അവൻ ഈ എന്തുവാ ഈ ഒരു മാസത്തിന് മുന്നെയാ ഇട്ടാർന്നെ അത് എയര്ടെല്ന്റെ ആർന്ന് എയർടെൽ sim port free free port അപ്പം അവൻ പറഞ്‍ എടാ ഇനിഎന്തായാലും ഈ മാസം ഇനി എന്തായാലും ഒരെണ്ണം കൂടെ കാണുന്ന് പറഞ്ഞു free ആയിട്ട് ആ അപ്പം ആയിന് ചെയ്യാന്ന് വിചാരിക്കാ അതാ ഞാൻ ചോയ്ച്ചത് ഏതിലോട്ട് ചെയ്യണോന്ന് എപ്പോ അത് ജിയോ ആയിരിക്കും അവൻ പറയണത് ഉം ഉം എന്തായാലും ഈ number കളയാൻപറ്റത്തില്ല ഉം ആ എനിക്കും ജിയോയിലോട്ടാ ഒരു ഇത് വന്നേക്കിന്നെ ഒരു താൽപ്പര്യം അതാമ്പ ഉം offer ന് ആണേ പൈസേം കൂടില്ലല്ലോ അമ്പത് രൂപ കുറവാ അയിനിപ്പം നമ്മള് എന്തായാലും എയർടെലിൻ എന്ത് എന്തുവാ എന്ത്‍വ range ഉം കാര്യങ്ങളൊക്കെ ഉണ്ടഅണ്ണാ

കൂടെ ഹും ഒരു എയര്‍ടെല്ലും കൂടെ എടുകാല്ല്യോ

വൊഡാഫോൺ മാത്രല്ല പിന്നെ ഒന്നിൽ memory card നേരെത്തെത്തെ ഒരു memory card ആയിരുന്നു എന്റെ കൊറേ photo ഉം കാര്യങ്ങളൊക്കെ ഉണ്ടാർന്നു. അപ്പൊ ഈ memory card ഇടുമ്പോ ഒറ്റ sim ഏ ഇടാൻ പറ്റുന്നുള്ളുലോ അപ്പം പിന്നെ ഏർ sim എടുക്കാ sim എടക്കാന്നൊരു ഇത് തോന്നിയില്ല വേറെ ഒരു sim ഉം കൂടെ അഹ് പിന്നെ ഞാൻ ഇപ്പം വിചാരിച് ഇനിയിപ്പം ഈ phone നാത്ത് ഇനി memory card ആവിശുല്ലാ sixgb ന്റെയാ എടുത്തേ നൂറ്റിഇരുപത്തിയെട്ട് gb യുണ്ട് അപ്പം അയെല്ലാം കൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് രണ്ട് sim അലോയന ഇണ്ട് ആ ആഹ്

ആ ആ ആഹ് ഓ ആ അപ്പൊ അയിലേതാ better ന്നു പറയുന്നത് ആ ആഹ് ആ അവിടെ ആ ആഹ് ആഹ് ആഹ്

ആഹ് അപ്പൊ ജിയോ എയർടെൽ ആയിരിക്കും നല്ലത് ആഹ് ആഹ് okay okay അപ്പൊ ഞാ അത്